അഹ് തട്ടി കൂട്ടി ready വെച്ചേക്ക്. ചെക്കന്മാര് അതിനു അയിന് ready ആവൊന്നില്ല. അല്ലേലും നമുക്ക് over ആൾക്കാര് ഒന്നും വേണ്ട. ഒരു അഞ്ചെട്ട് ആളെ കിട്ടിയാൽ മതി. ഒരു car ക്ക് ഉള്ള ഇന്നോവക്ക് ഉള്ള ആള് മതി ആ നമ്മള് മൂന്നാറ് പോയില്ലേ മൂന്നാറ് പോയല്ലേ ആ team നെ പിടിക്ക് അവരെയൊക്കെ വിളിക്ക്.

സ്ഥലം എന്താ നല്ല തണുപ്പ് ഉള്ള സ്ഥലം നോക്ക. എപ്പോഴും നമ്മള് ഈ കേരളത്തിന്റെ ഉള്ളിലൂടെ നമുക്ക് പുറത്തേക്ക് എവിടേലും നോക്കിയാലോ?

flight ൽ പോകേണ്ടി വരും. അപ്പൊ fund ഉം നമുക്ക് താങ്ങൂല ഈ അവസ്ഥേല് നമ്മളെകൊണ്ട് നടകൂല. വേറെ വല്ല സ്ഥലോം നോക്ക് ഇജ്ജ്. നമുക്ക് തണുപ്പ് ഉള്ള സ്ഥലത്തേക്ക് പോക ഇപ്പൊ ഇവിടെക്കെ ചൂട് അല്ലെ. എങ്ങനെ കേട്ടില്ല? തണുപ്പ് ഉള്ള സ്ഥലത്തേക്ക് പോകാം എന്ന്, ഇവിടെയൊക്കെ ചൂട് അല്ലെ കേരളത്തിൽ ഒക്കെ. തണുപ്പ്പ്പം നമ്മുടെ ബടെ കേരളം വിട്ടാൽ full തണുപ്പ്ന്നെയാണ്. തമിഴ് നാട്ടിന് അടുത്തു ചൂടാ അവിടെ എല്ലാ area യിലൊന്നും ചൂട് ഒന്നും ഇല്ല. ഇപ്പൊ കൊടൈക്കനാൽ, ഊട്ടി ഒക്കെ ഇപ്പൊ തമിഴ് നാട്ടിൽ അല്ലെ. അത് height കൂടിയ സ്ഥലങ്ങളിൽ ആണ് തണുപ്പ് ആ അങ്ങനെ തന്നെ ഇപ്പൊ ഈ ഉയരം കുടുന്നോടത്ത് തന്നെ തണുപ്പ് ഉണ്ട് അപ്പൊ അതെപോലത്തെ ഒരു സ്ഥലം നോക്കാം നമുക്ക്. തണുപ്പ് just ഒന്ന് കൂടുക. തണുപ്പ് വേണം. തണുപ്പ് ഒക്കെ നോക്കി പോകുവാനുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് പോകാം.

പിന്നെ ഉള്ളത് ഇവിടെ അടുത്ത് കൊടൈക്കനാൽ ആണ് ഒരു രണ്ടു ദിവസം കൊണ്ട് പോയി പോരാൻ. ഞാൻ ready ആണ്. ചെക്കന്മാരടെ അടുത്ത് കൊടയ്കാനാൽ നമ്മൾ കണ്ടിട്ടുമില്ലലോ അടിപൊളി place ഉം ആണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. തണുപ്പും കാര്യങ്ങളും ഉണ്ടാകും.

ഇഇജ്ജ് ഇതിന്റെ മുന്നേ അവിടേക്ക് പോയേക്കുണോ കൊടൈക്കനാല്. ഞാന് ഈ അല്ലാതെ പോയിട്ടൊന്നില്ല. എങ്ങനേണ് അവിടത്തെ climate ഉം സ്ഥലങ്ങളും ഒക്കെ? climate ഉഷാറാണ്. കുഴപ്പമൊന്നുമില്ല. സ്ഥലങ്ങൾ നല്ലോണം കാണാനുണ്ട് രണ്ടീസം കറങ്ങാൻ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടോ? എങ്ങനെ രണ്ടീസം മൂന്ന് ദിവസമൊക്കെ കറങ്ങാൻ ഉള്ള സ്ഥലങ്ങൾ ഉണ്ട്. എങ്ങനെ suicide point ആ full

അവിടെ എന്താ പ്രത്യേകിച്ച്? അവിടെ പ്രത്യേകിച്ച് എന്താ suicide point പിന്നെ പൈൻ forest അതൊക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ പറയണ കേക്ക ഈ കൊടൈക്കനാല് പോയ ഈ mushroom കിട്ടും mushroom കിട്ടും എന്ന്, അത് എന്താ സംഭവം?

കറിയിലിടുന്ന കൂണോ ങ്ഹാ. കൂണില്ലേ കൂണ് നമ്മുടെ നാട്ടിലോക്കെ കിട്ടും. നമ്മുടെ നാട്ടില് ഇടി പൊട്ടുമ്പോ ഉണ്ടാവില്ലേ ആ സംഭവം ആണ്. അല്ല അവിടിപ്പോ അത്രേം famous ആവാൻ ഇപ്പൊ എന്താ ഇപ്പൊ അത്? special

ചെക്കെന്മാര് ലഹരി use ചെയ്യുന്നവർക്ക് ഉള്ളതാണ് നമ്മൾ അങ്ങനെ അല്ലാലോ.

അല്ല കുറെ ആൾക്കാര് നമ്മൾ ഈ കൊടൈക്കനാൽ ആണെന്ന് പറയുമ്പോ ഇങ്ങനെ പറയും mushroom തിന്നാൻ ഒക്കെ അല്ലെ എന്ന്. അഹ് ആ എന്താ ഇപ്പൊ ഒരു idea വേണ്ടേ ഇപ്പൊ ഇത്

ഇനീപ്പോ നമ്മൾ ഈ കൊടൈക്കനാൽ സ്ഥലം മാറ്റി വേറെ സ്ഥലം പിടിക്കാനോ? ഏയ് നമ്മള് clean അല്ലെടാ. നമ്മള് അങ്ങനെ ചെയ്യുന്ന ചെക്കെന്മാർക്ക് അറിയോ അത് നമ്മക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. അല്ലെ പിന്നെ ഊട്ടി പോണം. ഊട്ടിക്ക് ഇജ്ജ് ഇടക്ക് ഇടക്ക് പോകൂലെ അന്റെ അയൽ പക്കത്ത് തന്നെ അല്ലെ ഊട്ടി? ഊട്ടിക്ക് ഒരു പതിനായിരം വട്ടം പൊയ്യക്കണ്.

എങ്ങനെ? ഊട്ടിക്ക് ആഴ്ചേല് ഒരു ദിവസം പോക്കില്ലേ എന്ന്? അന്റെ അപ്പുറത്ത് തന്നെ അല്ലെ ഊട്ടി? ഇജ്ജ് അത്രയ്ക്ക് എന്നെ അങ്ങനെ കളിയാക്കണ്ട. ആഴ്ചേല് ഒന്നും ഞാൻ പോക്കില്ല അത് അജ്ജ് ഞാൻ

ചെക്കെന്മാര് രണ്ടുമൂന്നാലാള് അഞ്ചാറ് ആളൊക്കെ ഉണ്ടാവും എന്തായാലും. ആ നമുക്ക് ഈ കൊടൈക്കനാൽ മാറ്റാ. കുറച്ചു കുറച്ചൂടെ days കൂട്ടി അങ്ങട് വേറെ എവിടെക്കെങ്കിലും വിട്ടാലോ? അല്ലെങ്കിൽ പിന്നെ വെയിൽ കൊള്ളാൻ വർക്കല beach ൽ പോണം. അവിടേക്ക് പോണോ? ഏയ് വർക്കല ഒരു സുഖം ഇല്ല, ഞാൻ പോയതാണ്. എന്ന വേണ്ട എന്ന ഇജ്ജ് ഒരു സ്ഥലം പറെ

ബാംഗ്ലൂര്‍ കുഴപ്പില്ലാട്ടോ അതാവുമ്പോ train ൽ പോയാൽ രണ്ടുദിവസം കൊണ്ട് പോയി പോരും ചെയ്യാം.

അല്ലെങ്കി പിന്നെ ഹൈദരാബാദ് പോകാ കുറച്ച് days കൂട്ടി നമ്മടെ ആൾക്കാരൊക്കെ ഉണ്ടവിടെ ഹൈദരാബാദ് രണ്ടു ദിവസം കൊണ്ട് പോയി പോരൂല. രണ്ടുദിവസം അവിടെ ഇരിക്കുക ന്നെ വേണം. രണ്ടുദിവസം പോയിപോരാൻ അല്ല നമുക്ക് കുറച്ച് days കൂട്ടണം. days കൂട്ടിയാൽ ചെക്കെന്മാരെ കിട്ടുവോ നോക്കണം. നമ്മളെ പോലെയല്ല ചെക്കെന്മാർക്ക് പണി ഒക്കെ ഉണ്ടാവും നമുക്ക് പണി ഇല്ലാത്തപോലെയല്ല. എന്ന പിന്നെ ബാംഗ്ളൂർ ആക്കാ ല്ലേ അപ്പൊ ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും പോകാം. ബാംഗ്ലൂർക്ക്. night പോയിട്ട് അവിടെ രണ്ടുദിവസം കറങ്ങിട്ട് തിരിച്ചുവരാം അങ്ങനെയൊക്കെ പറ്റും അവിടെ ആകുമ്പോ ചെക്കന്മാര് ചെക്കെന്മാരോട് അയിനിജ്ജ് രൺഎന്താ പത്തീസാ അഞ്ചീസതിന ന്നൊന്ന് പറയൊന്നും വേണ്ട രണ്ടീസംന്ന് പറഞ്ഞാ മതി അവിടെ എത്തിട്ട് നമക്ക് പിന്നെ ചെക്കെന്മാര് തെറ്റി പോന്നാലോ? അങ്ങനെ പോകുന്നി ചെക്കന്മാരൊന്നുമല്ല നമ്മടെ ഷെബിലും ഷാമോനും ഒക്കെ അല്ലെ ആ അവിടെ നമ്മടെ ചെക്കെന്മാരിലെ അവിടെ. ആ room കാര്യങ്ങൾക്കും ഒക്കെ നമ്മടെ ചെക്കെന്മാരുണ്ട് അപ്പൊ അതിനു ചിലവില്ല. ആ അതാണ് main. room നൊന്നും ചിലവില്ലെങ്കി പിന്നെ എന്താ ticket മാത്രം എടുത്താ പോരെ.

ആ food ന്റെ ചിലവ് തന്നെ ഉള്ളു പിന്നെ ഈ ചെക്കൻ

നമ്മടെ പോലെ തന്നെ ഒന്നുല്ലേ കൈയില്.

അവിടത്തെ ചെക്കെന്മാര് കുഴപ്പൊന്നും ഇല്ല ഇപ്പോഴൊക്കെ ശെരിയായിട്ടുണ്ടാവും ചെക്കെന്മാര് work ചെയ്യല്ലേ അവിടെ. ശെരിയാണ് പത്തിരുപതിമൂന്നു വയസ്സയില്ലേ ഇപ്പൊക്കെ ശെരിയായിട്ടുണ്ടാവും പണ്ടത്തെ പോലെ അല്ലാലോ.

ഹും

അയിന് ഇപ്പൊ നമ്മൾ എന്നും പോകുന്ന ചെക്കെന്മാര് ഉണ്ടാകും അല്ല ഇപ്പൊ കൂടുതലും വേറെ ആരും പുറത്തു നിന്ന് ഇനീപ്പോ പോണവരലെങ്കി കുഴപ്പൊന്നും ഇല്ലാലോ നമുക്ക് train അല്ലെ ആർക്ക് വേണേലും പോകാലോ.

ഊട്ടിയിൽ എന്താ അവസ്ഥ ഊട്ടിയിൽ നീ ഇടക്ക് ഇടക്ക് പോക്കില്ലേ?

ഞാൻ ഇപ്പൊ രണ്ടുദിവസം മുന്നേ ഒന്ന് പോയിരുന്നു. ആ സ്വാഭാവികം ആ story കണ്ടിരുന്നു ഒരു ചുവപ്പു Car ലു അതിലാപോയെ

അത് ഊട്ടില് മഴ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാ.

അവിടെ മഴ ഇല്ല.

വൈകുന്നേരത്ത് കുറച്ചു തണുപ്പ് അല്ലാതെ വേറെ ഒന്നും ഇല്ല. കായ് ഉണ്ടോ അന്റയിൽ ഇടക്ക് ഇടയ്ക്ക് trip പോകും. ഞായറാഴ്ച കിട്ടിയാൽ trip പോകും അല്ലെ. കായ് ഉണ്ടായിട്ട് ഒന്നും അല്ല

ഊട്ടി പോയി നോക്കാം മഴ ഉണ്ടോ എന്ന് നോക്കാം എന്ന്. അപ്പൊ നമ്മുടെ നാട്ടില് മഴ ഇല്ലല്ലോ.

google നോക്കിയപ്പോഴും മഴ ഇല്ല. ഞങ്ങൾ ദേ അവിടെ എത്തുമ്പോ മഴ പെയ്യുന്നു.

ഹും നാടിന്നു എവിടേം പോക്കൊന്നുമില്ലേ ഇജ്ജ്? ഞാൻ ഏർ കൊച്ചി പോയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ചെറിയ trip ഒള്ളു. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് ഡൽഹി പോയിവന്നു. ഞാൻ അതിന്റെ ഇടയില് ഡൽഹി പോയിവന്നു. ങ്ഹാ train ല് local ticket എടുത്തിട്ട് അല്ലെ? അത് ഞാൻ അറിഞ്ഞു. ആ അതെക്കെ തന്നെ നമ്മള് enjoy ചെയ്യും ഓരോ നിമിഷവും. ഇപ്പൊ general ൽ കേറിയാൽ എങ്ങനെ ആണ് അനുഭവങ്ങള്. നാലുദിവസം general ൽ ഇരുന്നിട്ട് പോയാൽ ഇരിക്കാനും സ്ഥലം ഇല്ല കിടക്കാനും സ്ഥലും ഇല്ല. അല്ല seat വേഗം കിട്ടിനെ. അതൊക്കെ ഒരു ഓർമ്മയാണ് ഞങ്ങൾക്ക്. seat ഒക്കെ എന്തായാലും കിട്ടും നാലുദിവസം ഒരേ train ൽ അല്ലെ അപ്പൊ എന്തായാലും seat കിട്ടൂല്ലോ നാലുദിവസം ഒന്നുമില്ല നാല്പത്തിയെട്ടു മണിക്കൂർ രണ്ടുദിവസം ആണ്.

എന്നിട്ട് അവിടെന്ന് എവിടേക്ക് പോയി ഡെൽഹിന്ന്.

ഡൽഹില് എന്താ main കാണാള്ളത്?

ഇരുപത്തൊന്നു ദിവസം ഇരുപത്തൊന്നു ദിവസോക്കെ ഡൽഹില് നിന്ന പോയെ?

പൈസ എവിടെന്നാ ഒരു പണി അണകില്ല പിന്നെ എങ്ങനെ പൈസ കിട്ടുന്നെ? പൈസ നോക്കിട്ട് ഇപ്പൊ പോക്ക് നടക്കൂലലോ പൈസ നോക്കിട്ട് പോക്ക് നടക്ക അവിടെ ചെന്നിട്ട് വരും. അവിടെ നമുക്ക് room ന് അല്ലെ ചിലവ് room നു നമുക്ക് room ഉണ്ടായിരുന്നു ചെക്കെന്മാരത് ചെക്കെന്മാരുണ്ട് എല്ലാടത്തും കുറചിച്ചേ കുറചിച്ചേ ചെക്കെന്മാരുണ്ട് അതുകൊണ്ട് നീ ആയി പോണ്.

വേണം എന്നിട്ട് ഡൽഹില് എന്താ അഹ് കാണാൻ ഉള്ളത്? ഡൽഹില് കാണാൻ ആണെങ്ങി ഒരു സംഖ്യ ഒക്കെ കാണാൻ ഉണ്ട്. ഓരോ area യിലും പക്ഷെ നമ്മടെ ഇവിടെ പോണ പോലെ എല്ലാടത്തും എത്തി ചേരൂല്ല അല്ല മണാലി പോയിട്ടില്ല മണാലി കേറില്ല എന്നിട്ട്. ഡൽഹി വരെ പോയിട്ട്?

ഓൻ പഠിക്കാൻ ആണ് വന്നേ. പഠിക്കാൻ ഒന്നും പോക്കൊന്നും ഇല്ല ഓള് അവിടെ വെറുതെ കറങ്ങി നടക്കാണ് അയിക്ക് ഇങ്ങളും കൂടെ ചെന്നു ഓലെ കൂട്ടത്തിക്ക്.

ആരൊക്കെ പോയത് എന്നിട്ട് ഇവിടുന്നു?

പഞ്ചാബ് എന്താ സ്ഥലം. പഞ്ചാബിൽ എന്തെങ്കിലും കാണാൻ ഉണ്ടോ? പഞ്ചാബിൽ നമ്മടെ border ഉണ്ടല്ലോ പാകിസ്താൻറേം ഇന്ത്യൻറേം. ഓ അത് കാണാൻ ആയിട്ട് പഞ്ചായത്ത്പഞ്ചാബിൽ പോയി?

ഓ golden temple ഒക്കെ കണ്ടോ എന്നിട്ട്? പൻ golden temple ഒക്കെ കണ്ട് അവിടെ പിന്നെ ചിലവില്ല പഞ്ചാബിൽ train ticket ന്റെ ഒരു ആവശ്യം ഒള്ളു. train ticket ഒക്കെ പഞ്ചാബ്ക്ക് train ticket എത്രയാ? പഞ്ചാബ്ക്ക് train ticket അത്ര rate ഒന്നും ഇല്ല, ഒരു നൂറ്റിഅയ്മ്പത് അത്രേ റ്റെ ഒള്ളു. അത് general ൽ പോയി? അത് general ൽ പോയി. general ലാണ് അപ്പൊ main നിങ്ങളുടെ. ̥ അപ്പൊ എന്തൊക്കെ ആയച്ചാലും. ചിലവ് ചുരുക്കിയാണ്ട് എല്ലാടത്തും എത്തി പെടാന്നാണ്.

ഈ youtube ഒക്കെ കണ്ടിട്ടില്ല ചിലവര് നടന്നിട്ട് ഒക്കെ പോകുന്നത്? അത് youtubers അഹ് famous ആകാൻ ആണ് നീയോ? അവർക്ക് അതിനു പൈസയും കിട്ടും. നമുക്ക് famous അല്ല നമുക്ക് explore ചെയ്യല്ലേ വേണ്ടു. . ഉദ്ദേശം നല്ലതാണല്ലേ. പെരുന്നാളിന്റെ പരിപാടി നടക്കേണ്

അത് നടക്കൂല പെരുന്നാള് ആവാൻ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു trip പോയി പോരണം ചെറുത്. എന്തായാലും ഈ trip set ആക്ക് രണ്ടുദിവസത്തിനുള്ളില്.

അവിടേം ഇവിടേം ഒക്കെ ഒരേ rate ആണ് സാധാ rate തന്നെ ആണ് വേറെ വ്യത്യാസം ഒന്നും ഇല്ല. അല്ല അഹ് അതിന്റെ വേറെ area ഉണ്ട് dress ന്റെ. അതിലും ഭേദം ഇവിടുന്നു എടുക്കാം ഇവിടെന്നാകുമ്പോ നല്ല dress ഉം കിട്ടും ചെറിയ പൈസ കൊടുത്താലും മതി. അങ്ങനെ അല്ലടാ അവിടെ പ്രത്യേക സ്ഥലം ഉണ്ട് ഇതിന്റെ.

എന്നിട്ട് ചെക്കെന്മാരെ ready ആക്ക് ഇജ്ജ് എന്തായാലും, ഞാൻ വരുന്നുണ്ട്, ബാക്കി ഉള്ള വരെ ready ആക്ക്. ആ ഞാൻ set ആക്കാൻ പോണു team set ഇജ്ജ് ബാക്കി ഉള്ളവരെ set ആക്കാൻ നോക്ക് group ൽ ഒന്ന് പറയ്. ticket എടുക്കണോലോ ticket എടുക്കാത്തെ general ൽ പോകല് നടക്കൂല്ലട്ടാ ഇങ്ങക്ക് general പോകല് നടക്കും. ഞങ്ങൾ അങ്ങനെ അല്ല. ഞങ്ങൾക്ക് ഉറങ്ങൊക്കെ വേണം. ആ നോക്കി നോക്കാം ticket കിട്ടാൻ സാധ്യത ഇല്ല.

തൂങ്ങി പിടിച്ചൊന്നും വേണ്ട അല്ലെങ്കിൽ നമ്മള് എന്ത് കാട്ടും first നു തന്നെ പോകും അത് എന്താച്ചാ ആയിക്കോട്ടെ. നമുക്ക് ഇജ്ജ്‌ജ് group ൽ ഒന്ന് പറഞ്ഞു സംസാരിക്ക് എനക്ക് shop ക്ക് ഒന്ന് പോണം. ആ എന്ന ശെരി എന്നാൽ.